ആ പ്രൊഫസറ് ടിണ്ടുമോൻ ആണോ?

ആ ഇത് ഏഹ് പ് ഞാന് ഏഹ് സാറിൻറെ കോളേജിൽ പഠിക്കണ ഷംനാദ് എന്ന് പറയും ഷംനാദ് ഏത് ബാച്ചായിരുന്നു ? ആ ഇ ഞാന് ഏഹ് ട്വ ട്വൻ്റി സെവൻ ട്വൻ്റി സെവൻ ഷംനാദ് മോരി ആണോ?

ആ ആ ആ ഓ ഓ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ?

ആ സുഖമാണ് അപ്പൊ സാറേ ഞാൻ വിളിച്ചതേ പിന്നെ ഞാനിങ്ങനെ കാലാവസ്ഥനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിന് അപ്പോ അതിൻ്റെ ഒരു സ്റ്റഡിയിലാണെ അപ്പേ ഈ

കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കാലാവസ്ഥ ഭയങ്കര വ്യത്യാസം ഇങ്ങനെ കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണിപ്പോ കൊറേ മുംബൈയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ശ്വാസം വരെ വായു വരെ കിട്ടാത്തൊരു അവസ്ഥയിലാണ് കാലാവസ്ഥയൊക്കെയാണ് ഇപ്പോ അവിടെയുള്ളത് അപ്പോ അതിനെക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഏഹ് ഈ വായു വരെ കിട്ടാത്ത ഒരവസ്ഥ കാലാവസ്ഥ ആകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഏഹ് ഞാന് ഏഹ് സർ

ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടെത്താനൊരു ഉദ്ദേശിക്കണ് അപ്പോ സാറിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കണംന്നുള്ള രീതിയിൽ ചോദിച്ചതാണ്. അപ്പോ സാറിന് എന്താ അഭിപ്രായം? എന്താന്ന് വെച്ചാല് ഈ ഭൂമി ആകുമ്പോ എല്ലാതും ഭൂമിക്ക് കിട്ടണം അതിപ്പോ ചൂടായാലും തണുപ്പായാലും ഏതു കാലായാലും ഭൂമിക്ക് കിട്ടാനുള്ളത് കിട്ടണം

പക്ഷേ മനുഷ്യന്മാർ ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വാസ്തവം

പിന്നെ ഇപ്പത്തെ നിലവിലെ സാഹചര്യം വച്ചുനോക്കുമ്പോ ഇപ്പോ ഭയങ്കര തണുപ്പാണ് ഇനിയങ്ങോട്ട് തണുപ്പാണല്ലോ?

ആ ഇപ്പോ ഈ ശീ ശീതകാല ഈ മറ്റേ നവംബർ ഡിസംബർ കാലങ്ങളിലൊക്കെ ഈ ശൈത്യകാലത്തിൻ്റെ ഒരു അവസ്ഥയാണല്ലോ ആ തണുപ്പ് ഇപ്പം സ്വാഭാവികമായിട്ടും ഏഹ് ചേലോർക്ക് തണുപ്പ് പിടിച്ചുവെക്കാൻ കഴിയില്ല ഇപ്പോ ഈ സൗത്ത്ക്ക് നമ്മുടെ ഈ ഒരു തണുപ്പുകാലമാണ് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോ ദക്ഷിണ മേഖലയിലേക്ക് നോക്കുമ്പോ ചെലോർക്ക് പിടിക്കാൻ കഴിയൂല തണുപ്പ് ആ ദക്ഷിണ മേഖലയിൽ

പക്ഷേ നേരെ മറിച്ചിട്ട് ഉത്തരേന്ത്യ ആ ഭാഗത്തുള്ളവർക്ക് ഒരുപക്ഷേ ഈ തണുപ്പ് ഒന്നുമാകൂല്ല അതിൻ്റെ കാരണം നമ്മുടെ ശരീരപ്രകൃതി അതിനോട് ഇണങ്ങി ചേരണം

അപ്പോ ഈ താങ്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ കാലാവസ്ഥ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി നോക്കിയിട്ടാണ് ഈ കാലാവസ്ഥ

അതൊക്കെയാണ് ഇപ്പോ ഉത്തരേന്ത്യയിലുള്ള തണുപ്പ് എത്ര വലിയ തണുപ്പായാലും അവരത് സഹിക്കണുണ്ട്

ഈ ദുഷ്ട പ്രവർത്തനങ്ങൾ കാരണത്താലാണോ ഈ കാലാവസ്ഥാവ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഞാ ഞങ്ങളുടെ നാട് ഇപ്പോ താന്നൂര് എന്നുള്ളത് ക കടല് കേറി കൊണ്ടിരിക്കുന്ന ഒരു അ സാഹചര്യം ഇത് കടല ഇറങ്ങുന്ന ആ സാഹചര്യമാണ് വേണ്ടത് ഇപ്പോ കടല് കേറി കൊണ്ട് ഇരിക്കുമ്പോ ഏത് ഈ മഴക്കാലങ്ങളിലോക്കെ കുറെ വീടുകളൊക്കെ തകർന്നു പോകുന്നുണ്ട് അപ്പോ ഇതൊക്കെ നമ്മള് ചെയ്യുന്ന ദുഷ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണോ സാറേ

ഒരു നിലയ്ക്ക് നോക്കുമ്പോ ഞമ്മൾ നമ്മളുടെ ഏഹ് പ്രവർത്തനങ്ങളുടെ മൂലമാണ് അത്തരം ഏഹ് ഏഹ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പറയാം

ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളില് ഏഹ് കുന്നുകളും അതേമാതിരി പുഴയൊക്കെ മാന്തി കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ കടലിപ്പോ കേറുന്നത് ഏഹ് നമ്മളെന്തു ചെയ്യും ആ ഭാഗത്തുള്ള കുറേ എടുത്ത് ഒഴിവാക്കുവാണ്‌

സാറേ ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇപ്പോ വിഴിഞ്ഞത്ത് ഒരു പ്രശ്നവും ഈ അദാനി ഗ്രൂപ്പ് ഒരു ഒരു ഒരു തുറമുഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊറെ സംഭവിച്ചു കൊറെ വീടുകൾ തകർന്നു

അപ്പോ അതിനെ കുറിച്ച് ഒക്കെയൊന്ന് ഞാൻ കണ്ട്‌ അപ്പോ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാരണം ഈ ഈ തുറമുഖം ഉണ്ടാകുന്നതാണോ ഈ പ്രകൃതി മാറ്റങ്ങൾക്കൊക്കെ കാരണം കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാരണം ഈ തുറമുഖം ഉണ്ടാകുന്നതാണോ എന്ന ചോദ്യവും

അതൊക്കെ സർക്കാർ സർക്കാരിൻ്റെതായ ലാഭത്തിനു വേണ്ടിയിട്ട് ഒരുപക്ഷേ എന്തു ചെയ്യും ഈ പ്രകൃതിയെ വരെ തുടച്ചു നീക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും

പക്ഷേ അതിനെ കാട്ടി ഉത്തമം പ്രകൃതിക്കും പറ്റും ഒരു കേടും സംഭവിക്കാത്തത് എന്നാൽ നമുക്ക് ലാഭമുള്ളത് തായ ചില പദ്ധതികളാണ് നമ്മള് എന്ത് ചെയ്യേണ്ടത് മുന്നിടെണ്ടത്

ഇതിലൂടെ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ തന്നതല്ലേ വിഴിഞ്ഞം പ്രശ്നത്തിലെ

അപ്പോ അതൊക്കെ നമ്മൾ സർക്കാര് ഏഹ് എന്ത് ചെയ്യേണ്ടതാണ് നല്ല മാർഗം സ്വീകരിക്കാതെ ഇനി ഇപ്പം എന്താണ് ഭാവിയിലുണ്ടാവുക എന്ന് നമുക്ക് എന്തായാലും കണ്ടറിയേണ്ട ഒരു വിഷയമാണ് ആ അപ്പൊ അപ്പോ സാറ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥ വ്യത്യാസം വരുന്നത് ഈ ഈ സർക്കാരിൻ്റെയും നമ്മള് ജനങ്ങളുടെയും തെറ്റ് കാരണം കൊണ്ടാണ് എന്നാലേ